കുട്ടികളെല്ലാം അവരുടെ തൊപ്പി വെച്ചിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ധരിച്ചിരിക്കുന്നത്.

ഇത് മനോഹരമായ ഒരു ആകാശ ചിത്രമാണ് ആകാശത്ത് മേഘങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ലൗ ബേർഡ്സ് ഇന്റെ കൂടാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.

ഇവിടെ ആൾ ഒരു സ്ത്രീ ആ പ്രതിമയിൽ തൊട്ടുതൊഴുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതിൻ്റെ പുറകിൽ ഒരു ജനൽ ഉണ്ട് അതിൻ്റെ പുറകിൽ ഒരു രണ്ട് ഒരു മനുഷ്യൻ നിക്കിന്നുണ്ട്.

പച്ച കർട്ടൻ കാണാൻ സാധിക്കുന്നുണ്ട് ആ പ്രതിമയിൽ മാല ഇട്ടിട്ടുണ്ട്.

അവരുടെ അച്ഛനോ അമ്മയോ ആരോ ആണ് ആ പന്തലിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്.

റോസും വെള്ളയും നിറത്തിലുള്ള കർട്ടൻ കാണാൻ സാധിക്കുന്നുണ്ട്.

അതിന് താഴെയായിട്ട് കാനറ ബാങ്ക് ഇൻ്റെ എ_റ്റി_എം കാണാം സാധിക്കും.

അതിന്റെ കണ്ടക്ടർ ആ ബസ്സ് ഇന്റെ ഫ്രണ്ട്‌ ഇൽ നിൽക്കുന്നുണ്ട്.

ഒരു ബൈക്ക് പുറത്തോട്ടും ഒരു ബൈക്ക് അകത്തോട്ട് വരികയും ചെയ്യുന്നുണ്ട്.

അതിൻ്റെ വലതു വശത്തായിട്ട് ഒരു കല്ലിൻ്റെ പകുതി ഭാഗം കാണിക്കും.

ആ സ്ത്രീ വീണ വായിക്കുന്നുണ്ട് അതിൽ ഒരു പുരുഷൻ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ നമുക്ക് വിശ്രമിക്കാൻ ആവശ്യമായൊരു ബെഞ്ച് അവിടെ കാണാൻ സാധി --

ഇതിൻ്റെ വലത്തു സൈഡ് ഇൽ ഒരു മരത്തിൻ്റെ ശാഖ ചാഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

അതിൻ്റെ ബാക്കിലായിട്ട് ഒരു മുസ്ലിം പള്ളി കാണാൻ സാധിക്കുന്നുണ്ട്.

അതിന്റെ ഇടതുവശത്തായിട്ട് മറ്റൊരു കെട്ടിടം കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ മനോഹരമായ ഒരു മയിലിനെ കാണാം.

വേലി കെട്ടിയേക്കുന്നതിന്റെ മണ്ടക്കായിട്ടാണ് ആ മയിൽ വന്നിരിക്കുന്നത് അതിന്റെ ഇടത്ത് സൈഡ് തുണികൾ ഉണക്കാൻ വെച്ചേക്കുന്നത് കാണാൻ സാധി --

ഒരു പുല്ല് വളർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്.

അതിന്റെ ബാക്ക് ഇലൊരു ആർച്ച് ഉണ്ട് ആ ആർച്ചിന്റെ മണ്ടയ്ക്ക് ഒരു പ്രതിമയുണ്ട്.

ചുമന്ന കുത്തുകളും കറുത്ത കുത്തുകളും ഉള്ള കപ്പുകൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും മഞ്ഞ നിറത്തിലുള്ള കപ്പുകൾ കാണാൻ സാധിക്കുന്നു --

ഓറഞ്ച് നിറത്തിലുള്ളൊരു കപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ ഒരു തോട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.

അതിൻ്റെ ബാക്കിലായിട്ട് റോഡില് കുറെ വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതിൻ്റെ ഫ്രണ്ട് ഇൽ മൂന്ന് കസേരകൾ കിടപ്പുണ്ട് അതിൻ്റെ സൈഡ് ഇൽ രണ്ട് മരങ്ങൾ നിൽപ്പുണ്ട്.

മൂന്നു മനുഷ്യർ അവിടെ നിൽക്കുന്നുണ്ട് ഒരാൾ ഫോൺ ചെയ്യുന്നുണ്ട്.

മൂന്ന് കസേര കാണാൻ സാധിക്കുന്നുണ്ട് തീ പിടിക്കുമ്പോൾ അണയ്ക്കുന്ന ഉപകരണം കാണാൻ സാധിക്കുന്നുണ്ട്.

അവിടെ ഒരു മരം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ലൈനുകൾ കാണുന്നുണ്ട്.

കുറച്ചു പേർ ഓടുകയും കുറച്ചു പേർ നടക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും.

ഇതിൻ്റെ ബാക് ഇലായിട്ട് കമ്പി വേലി കെട്ടി വച്ചിട്ടുണ്ട് നീലാകാശം കാണാൻ സാധിക്കും.

ഈ ചിത്രത്തിൽ ഒരു വീട് കാണാൻ സാധിക്കുന്നുണ്ട്.

കുറേ കമ്പികൾ കെട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ട് മറ്റൊരു വീടിന്റെ പകുതിഭാഗം കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു കെട്ടിടം പണിയാൻ ഉദ്ദേശിക്കുന്ന ചിത്രമാണ് കാണിക്കുന്നത്.

ഒരു തൊഴിലാളി അത് ചുമന്ന് കൊണ്ട് അതിനകത്തേക്ക് പോവുന്നുണ്ട്.

മറ്റു രണ്ടുപേർ അപ്പുറം വശങ്ങളിലായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ചാക്ക് താഴെ കിടക്കുന്നത് കാണാൻ സാധിക്കും.

മൂന്ന് മനുഷ്യർ ആ ചിത്രത്തിലുണ്ട് ചെറിയ ചെറുതും വലുതുമായ ഭരണികൾ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഫ്ലവർ പോട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്.

അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് മണലുകൾ കാണാൻ പറ്റുന്നുണ്ട്.

നീലയും വെള്ളയും റോസും ബലൂണുകൾ കൊണ്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നത് വലതു സൈഡിൽ മൂന്ന് സ്ത്രീകൾ നിന്ന് അത് നോക്കുന്നുണ്ട്.

ഒരാൾ അത് നന്നാക്കുന്നുണ്ട് അതിൻ്റെ പുറകിലായിട്ട് ആ വണ്ടിക്കകത്ത് കുറച്ചാൾക്കാർ ഇരിക്കുന്നുണ്ട്.

ഇതൊരു അലമാരയാണ് രണ്ട് ഡോറോടു കൂടിയ ഒരു അലമാരിയാണ് ആ കാണുന്നത്.

വെള്ള പെയിൻ്റടിച്ച ഒരു ഫിത്തി കാണാൻ സാധിക്കുന്നൊണ്ട്.

മഞ്ഞ നിറത്തോടുകൂടിയ ഒരു പ്രതലം കാണാൻ സാധിക്കുന്നുണ്ട്.

അതിന്റെ ഫ്രണ്ട്‌ ഇൽ ഒരു മനുഷ്യൻ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്.